ക്രേം ബ്രിഡ്ജിലെ ട്രിനിറ്റി college ആണ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയെട്ടില്‍ ഇംഗ്ലണ്ടിലെ വിവിധ ടീമുകള ചർച്ചയ്ക്കിരുത്തിയാണ്‌ ഇതു സാധ്യമാക്കിയത്‌. കളിനിയമങ്ങളുടെ ക്രോഡീകരണത്തിനുളള ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നില്‍ The football association FA എന്ന സംഘടനയുടെ രൂപവത്കരണത്തിന് കാരണമായി.

ഇപ്പോൾ പ്രധാന പങ്കു വഹിക്കുന്നത്‌ international Football Association Board ആണ്. അതായത് സംഘടന. ആയിരത്തി~ ആയിരത്തി എണ്ണൂറ്റി എണ്‍പത്തിരണ്ടിലാണ് ഇത് രൂ~രൂപികൃതമായത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില്‍ പാരിസില്‍ രൂപം കൊണ്ട FIFA IFAB യുടെ നിയമങ്ങള്‍ പിന്തു~

കാലക്രമത്തിൽ football ലെ football ലെ ഏറ്റവും ശക്തമായ സംഘടനയായി ഫിഫ മാറി. ഇന്ന് ഐഎഫ്എബിയിൽ ഏറ്റവും കൂടുതൽ പ്രതി~നിധികളുള്ളത്‌ ഫിഫയിൽ നിന്നാണ്‌.

വരുത്തുവാന്‍ ദേശിയ association കള്‍ക്ക് അധികാരമുണ്ട്‌.

ഓരോ team ഇലും പതിനൊന്നു ഉണ്ടാവുക. പകരക്കാരെ കൂടാതെ ഒരു team ഇല്‍ പതിനൊന്നു ഉണ്ടാവുക. ഇവരിലൊരാൾ goal keeper ആയിരിക്കും. പന്തു കൈകൊണ്ടു തൊടുവാൻ അനുവാദമുളള ഏക കളിക്കാരൻ goal keeper ആണ്. എന്നാല്‍ എന്നാൽ penalty area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 കളിക്കാര്‍ shirt അഥവാ jersey, knickers, socks എന്നിവ ധരിച്ചിരിക്കണം. തനിക്കോ മറ്റു കളിക്കാർക്കോ

ഇതിൽ മോതിരം മാല എന്നി

എന്നാൽ ചില സൗഹൃദ മൽസരങ്ങളിൽ ഇതിനു പരിധി ഇല്ല. കളത്തിലുള്ള ഒരു തരം പരിക്കേൽക്കുമ്പോഴോ തളരുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ കളിനിലവാരം താഴുന്നുവെന്ന് പരിശീലകനു തോന്നുമ്പോഴോ ആണ്‌ സാധാരണ പകരക്കാരെ ഇറക്കുന്നത്‌. അങ്ങനെ പകരക്കാരൻ കളത്തിലിറങ്ങിയാൽ ഏതു തരത്തിലും മത്സരത്തിൽ പിന്നീടു കളിക്കാനാകില്ല.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 പന്തുകളാണ്. ഈ പന്തുകൾക്ക് അറുപത്തിയെട്ട് മുതൽ എഴുപതു വരെ ചുറ്റളവും നാന്നൂറ്റിപത്ത് മുതൽ നാന്നൂറ്റിയമ്പത് വരെ gram ഭാരവും അവയിലെ വായുമർദ്ദം സാധാരണ അന്തരീക്ഷമർദ്ദത്തിന്റ സീറോ point സിക്സ് മുതൽ വൺ point വൺ വരെ മടങ്ങാകാം. ആദ്യകാലത്ത് ഏതാനും ഷഡ്ഷ~ഡ്ജഭുജത്തിലുള്ള തുകൽക്കഷണങ്ങൾ തമ്മിൽ തുന്നിച്ചേര്‍ക്കു~തുന്നിച്ചേര്‍ക്കുന്നത് പോലെ ആകൃതിയിലാക്കിയാണ് കാൽപ്പന്തുകൾ നിർമ്മിച്ചിരുന്നത്. കാറ്റു നിറക്കാൻ അവക്കകത്ത് rubber കൊണ്ടുള്ള ഒരു baw bladder ഉണ്ടാവും. ഇതിൽ pump ഉപയോഗിച്ച് കാറ്റു നിറച്ച് അതിന്റെ വായ് ഭദ്രമായി കെട്ടി പന്തിനകത്തു കയറ്റിവച്ച് പന്തിന്‍റെ പുറംവായ് shoe lace കൾ കെട്ടുന്ന മ~മട്ടിൽ ചരടുപയോഗിച്ച് കെട്ടിയുറപ്പുണ്ടാക്കുകയായിരുന്നു പതിവ്. പിൽക്കാലത്ത് നേരിട്ട് കാറ്റ് നിറക്കാവുന്ന പന്തുകൾ നിലവിൽ വന്നു. ഇവ നിർമ്മിക്കുന്ന പ്രത്യേകതരം plastic കളോ poly യോ ഉപയോഗിച്ചാണ്. l football നെ പറ്റി ഞാന്‍ സംസാരിക്കുന്ന നിര്‍ത്തുന്നു. നന്ദി, നമസ്കാരം.

ഏറ്റവും കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനം മനസ്സിന് നമ്മള് തിരക്കു പിടിച്ച ജീവിത തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു entertainment ആയിട്ടുള്ള ഒന്ന് നമുക്കിടയിലില്ല രാവിലെ shop ആണെങ്കി shopoffice ആണെങ്കി office driving ആണെങ്കി driving ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും അപ്പോ നമുക്കീ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ നമക്ക് ഒരു entertainment എന്നുള്ള ഒരു ഒന്നു നമുക്കില്ല entertainment ആയിട്ടുള്ള ഒന്നും ഒരു game ആയിക്കോട്ടെ ഏർ യാ യാത്രയോട് ഇഷ്ട്ടപ്പെടുന്നുണ്ടാവും അങ്ങനെ ഓരോ പിന്നെ ഒരു പാട്ടിനെ ഇഷ്ട്ടപെടുന്നവരുണ്ടാവാം അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവാം അതില് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ട്ടപ്പെടുന്ന കാര്യെന്താച്ചാൽ ഏറ്റവും കൂടുതൽ യാത്രകളെ ഇഷ്ട്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് യാത്രകൾ പോകുമ്പോൾ നമ്മളെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു യാത്ര കൊറേ കാലത്തിന് ശേഷം ഒരു യാത്ര പോവുമ്പോൾ നമ്മൾ കൂട്ടുകാരുമൊത്ത് ഒന്ന് ഒന്നിച്ച് പോവുന്നവരുണ്ടാകാം പിന്ന അധികവും family ആയി കുടുംബം കുട്ടികൾ ഭാര്യ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോഴുണ്ടാകുന്ന ഓരോ thrilling ആയിട്ടുള്ള ഓരോ അനുഭവങ്ങളും നമുക്ക് യാത്രെയ്യുമ്പോൾ എന്തൊക്കെയോ നമുക്ക് അറിയാതെ തന്നെ ഒരുപാട് ഭാരങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞ് പോയിട്ടുണ്ടാവാം ഇങ്ങനെ ഓരോ യാത്രകൾ ഇഷ്ട്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഒ എൻറെ ഒരു യാത്രാനുഭവം പറയാം കുറച്ച് മുമ്പാണെങ്കിലും ആ ഒരു യാത്രയിൽ നമക്ക് വല്ലാത്തൊരു feel ആയി നമ്മള് school school പഠിക്കുന്ന ഒരു school പഠിക്കുന്ന കാലഘട്ടത്തിലെ ഒരു യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് യാത്ര പോകുന്നേയിന്റെ തൊട്ട് പുറകിലെ ദിവസം ഇപ്പോൾ നാളെയൊരു യാത്ര പോവുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ നമ്മള മനസ്സിൽ ഓരോ കാര്യങ്ങൾ വന്നോണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ വെച്ചാ നാളെ പോകുന്നതിൻറെ അതിനെപ്പറ്റി ആലോചിച്ച് നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഓരോ കുളിർമ അന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് നമുക്ക് പുറത്തെവിടെയും പോയിട്ടുണ്ടാവില്ല നമ്മള് school ന്നൊരു യാത്ര ഒരു tour പോവു ആന്ന് പറഞ്ഞാൽ അത്രയുംപിന്നെ ബോധ്യപ്പെട്ടു പോവുന്ന ന അതിൻറെ തലേ ദിവസം തന്നെ നമുക്ക് ഓരോ plan കളായിരിക്കും മനസ്സിൽ കൂട്ടുകാരുമൊന്നിച്ച് ഒരു ഉല്ലാസയാത്ര പോവുകയാ അപ്പൊ അതിൻറെ ഒരു രസം ഒന്ന് വേറെത്തന്നെയാണ് നമ്മളെ class ആയിക്കോട്ടെ exam കളും എല്ലാം വരാൻ പോകുന്നേൻറെ മുമ്പാവാം ചെലര് exam കൾ കഴിഞ്ഞിട്ട് പോവുന്നവരുമുണ്ടാകാം അപ്പൊ എന്തോ ആയിക്കോട്ടെ നമക്ക് പഠിത്തത്തിൻറെല്ലാം

മനസിനുണ്ടാകുന്ന ഓരോ വെഷമങ്ങളും സങ്കടങ്ങളും എന്തോ ആയിക്കോട്ടെ അങ്ങനെ ഓരോന്നും നമ്മള് മാറ്റിവെച്ച് പോവുമ്പോ വല്ലാത്തൊരു feel ആ അങ്ങനെ യാത്ര പോവുമ്പോ തന്നെ നമുക്ക് ചിലപ്പോ പുലർച്ചെ ഒക്കെയായിരിക്കും ഉം പ്പോ ഒറക്കൊന്നും വരിന്നുണ്ടാവില്ല പുലർച്ചെ school ളിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടാവും sir മാര് teachers ഒക്കെ പുലർച്ചെ മൂന്ന് മൂന്നരയാവുമ്പഴേക്കും എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മളെ വീട്ടിലുള്ള ഉപ്പാനേം അച്ഛനെയൊക്കെ അച്ഛൻറെ കൂടെ നമ്മള് എൻ ഏർ school ground ലെത്തുമ്പോ ആ ഒരു തണുപ്പിൽ എല്ലാവരും പുതിയ dress ഉം shoe ഉം watch ഉം എല്ലാം കെട്ടി അങ്ങനെ യാത്ര പോവാൻ തുടങ്ങും യാത്ര പോവാനുള്ള തൊടക്കത്തില് നമ്മള് ഒരുപാട് plan കളായിരിക്കും മനസ്സിലുണ്ടാവും ഓരോ പുതിയ പുതിയ photo എടുത്തിട്ട് അങ്ങനെ ഓരോ മനസ്സിലു ഓരോ ഓരോ തോന്നലുകളുണ്ടാവും അത് അടിപൊളി tour ആയി തിരിച്ചു വന്ന മ നാമുക്ക് അപ്പൊ തന്നെ ഉണ്ടാകും മ്മക്ക് മനസ്സിൽ ഏർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവായിരിക്കണം അപ്പൊ തന്നെ നമ്മള മനസിലുണ്ടാകും അങ്ങനെ യാത്ര തുടങ്ങുന്നേയിന് മുൻപ് തന്നെ എല്ലാവരും ഓരോരുത്തരായി school ൽ എത്തി നി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് വിളിച്ച് വിളിച്ച് അവരുടെ phone ലേക്ക് വിളിച്ച് വിളിച്ച് അവര് അവരെത്തുന്ന ഉം പിന്നെ friends ഒക്കെ അവിടെ എത്തുന്ന വരേ വിളിക്കും വിളിച്ചിട്ട് അവരൊക്കെ എത്തി കഴിഞ്ഞാൽ എല്ലാവരും കൂട നിന്നിട്ടും സംസാരിച്ചിട്ടും bus ൽ ഓരോ seat പിടിച്ചിട്ടും bus ല് എവിടൊക്കെ ഇരിക്കണംന്ന് plan ചെയ്ത് first അവിടെ seat ഒക്കെ പിടിച്ച് back side ലാണെ back side ഉം front ലിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് front ലിരിക്കാനും അങ്ങനെ ഓരോരോ മനസ്സില് വല്ലാത്തൊരു feeling ആയിരിക്കും അങ്ങനെ ഉം യാത്ര തൊടങ്ങുമ്പോ നമ്മക്ക് ഉം ഒരു ഉം ബ bus ത്തന്നെ ഒരുപാട് DJ അങ്ങൻതോരോ പാട്ടുകളും dance ഉം എല്ലാം കളിച്ചു നമ്മൾ പിന്നെ പുലർച്ചെ പോകുമ്പോൾ തന്നെ ഓരോരുത്തര് പ്രശ്നങ്ങൾ ഉള്ളാരൊക്കെ ഇണ്ടാവും ഉറക്ക ക്ഷീണവും ഒക്കെ ആ സമയത്ത് നമുക്ക് എന്തെയ്യും അതൊന്നും ഇല്ലാത്തൊരു ആ ഒരു feel ലേക്ക് നമ്മള് മാറും

കാര്യങ്ങൾ പറഞ്ഞും school ൻറെ ഓരോ തമാശകളും എല്ലാവരെയും പറ്റിട്ട് ഓരോരുത്തരെ പറ്റിട്ട് സംസാരിക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു feel ആ അങ്ങനെ പി അന്നേ ദിവസം തന്നെ

എന്നിട്ടങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തീട്ട് അവ്ട്ന്ന് food കഴിക്ക അങ്ങനെ വല്ലാത്തൊരു feel ആയിരുന്നു അന്ന് food കഴിച്ചിട്ട് ഓരോരോ സ്ഥലത്ത് എത്തുമ്പോഴും അന്ന് മൂന്നാറിലോട്ടാണ് പോയിട്ടിണ്ടായിരുന്നത് അത്യാവശ്യം പിന്ന നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനിണ്ട്‌ അങ്ങനെ ഓരോ കാഴ്ചകളിൽ നമ്മള് പുറകോട്ട് ചിന്തിക്കുമ്പോ ഒരുപാട് ഒരുപാട് നമ്മക്ക് രസകരമായതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ യാത്രയും ഉള്ള നമുക്ക് അത് വല്ലാത്തൊരു feel ആ പിന്നെ അവിടെ ഉം രാത്രി എത്തി കഴിഞ്ഞഴിഞ്ഞാൽ രാത്രിക്കെ food ഒക്കെ കഴിച്ചിട്ട് ഒരു resort ഒക്കെ എടുത്തിട്ടുണ്ടാവും ചെലത് അന്നൊക്കെ ന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഇത് പോലത്തെ trending ആയിട്ട് swimming pool അങ്ങൻത്തെ കാര്യങ്ങളൊന്നു ഇണ്ടായിരുന്നില്ല അന്നൊക്കെ normal ഉം കുട്ടിയാൾക്ക് കിടക്കാനുള്ള bed അങ്ങൻത്തെ രീതിയിൽ ഒരു സാധാ form അങ്ങൻത്തെ ഒരു set up ആയിരുന്നു അന്നൊക്കെ ഇണ്ടായിരുന്നത് ഇപ്പൊക്കെ school trip ഒക്കെ പോവുമ്പോ അത്യാവശ്യം camp fire ഉം അങ്ങനെ ഓരോരോ കാര്യങ്ങളാ അപ്പോ അന്നത്തെ generation വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ generation വെച്ച് നോക്കുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് ആ മാറ്റങ്ങൾക്കിടയിലാണ് നമ്മൾ ഇപ്പഴും ജീവിച്ച് കൊണ്ടിരിക്കുന്നത് അമ്മേ അന്നത്തെ കാലത്ത് ഉം പോകുമ്പോ ഏറ്റും കൂടുതല് നമക്ക് അന്നത്തെ school life ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്നത്തെ യാത്രകളും ഇഷ്ടോ അങ്ങനെ പറയുമ്പോ ഒരുപാട് അനുഭവങ്ങളുണ്ട് school പോയിട്ടുള്ളൊരു ചെറിയ അനുഭവം പറയും നമുക്ക് വല്ലാത്തൊരു feel ആണ് അത് പറയാൻ തന്നെ ഒരു പ്രത്യേക ഒരു energy ആണ് പിന്നൊരു യാത്രാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ family ഒത്തു പോയൊരു യാത്രയാണ്

അത്ന്ന് പറഞ്ഞ് കയ്‌നാ പിന്നേ അപ്പഴത്തേക്കൊക്കെ നമുക്ക് license ഒക്കെ കിട്ടി നമുക്ക് വണ്ടി ഓടിക്കാനുള്ള പ്രായൊക്കെ ആയി അങ്ങനെ family ഒത്ത് പോകുമ്പോ ഒരു പ്രത്യേക ഒരു ഉം പെങ്ങളും പെങ്ങക്ക് പെങ്ങളെ കുട്ടികളും ഉമ്മ ഉപ്പ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്ര വീട്ടിന്നെല്ലാ ഏർ ഒരു ദിവസം പൊറത്ത് hotel ന്നൊക്കെ variety food ഒക്കെ കഴിച്ച് ഓരോരോ ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടങ്ങനെ

ഒരുപാട് ഒരുപാട് മാറ്റങ്ങള് വന്നു ഓരോ യാത്രയാവുമ്പോ ഓരോ ഇതാവുമ്പോ ര dressing ൻറെ കാര്യവുമ്പോ യാത്രയിലെ dressing ആയാലും ഇതായാലും നമക്ക് ഒരുപാട് മാറ്റങ്ങള് വന്നു അപ്പൊ ആ മാ മാറ്റത്തിന് നമക്ക് ഏറ്റവും കൂടുതല് പിന്ന feel ഉണ്ടാവുക നമ്മള് ഒരുമിച്ച് ഒരു ദിവസം നമ്മളെ തെരക്കേറിയ ജീവിതത്തിനിടയിൽ ഒരുമിച്ച് ഒരു family ആയിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ ഒരുമിച്ച് ഒരു ദിവസം മ്മള് യാത്ര ചെയ്യാൻ തൊടങ്ങുമ്പോ ആ യാത്ര തൊടങ്ങി അവസാനിക്കുന്നവരെ നമക്ക് വല്ലാത്തൊരു ഏർ energy ആണ് യാത്ര പോ അഹ് അ അതില് ഏറ്റവും രസകരമായ കാര്യെന്തെന്ന് വെച്ചാൽ യാത്ര തൊടങ്ങുമ്പോ ഉണ്ടാവുന്ന ഒരു ഉന്മേഷം നമക്ക് തിരിച്ച് വരുമ്പോ ഉണ്ടാവില്ല ഇനീ ഇനി നീ അടുത്ത അടുത്തത് എന്നാണോ പോവുന്നത് എന്നുള്ള ഓരോ ചിന്തയിലേക്കായിരിക്കും അടുത്ത യാത്ര ഇനി എന്നാണോ കിട്ടാന്നുള്ള ഏർ ഓരോ ചിന്തയിലൊക്കെ അപ്പൊ മൈസൂര് പോവുന്ന family ക്കൊത്ത് മൈസൂര് പോയ സമയത്ത് ഒരുപാട് കർണാടക border എത്തി കർണാടകയ്‌ന്ന് അങ്ങനെ യാത്ര പോയി മൈസൂര് എത്തി മൈസൂര് zoo ഒക്കെ കണ്ടതാണ് അവിടെ zoo യിലെ ഉം പുലിയും സിംഹവും കടുവയും ഉം പെങ്ങളെ കുട്ടിയൾക്കൊക്കെ വല്ല പെങ്ങളെ കുട്ടിയൾക്ക് മാത്രല്ല നമ്മക്കും വല്ലാത്തൊരു പ്രത്യേക വെറെ variety ഒരു feeling ആണ് നമ്മളിത് വരെ കാണാത്ത ഓരോ കാര്യങ്ങള് ഹിപ്പോ പൊട്ടാമസ് അങ്ങനെ ഓരോ സിംഹവാലൻ കുരങ്ങ് അങ്ങനെ ഓരോരോ കിളികളായിക്കോട്ടെ പിന്ന പ്രത്യേ variety veriety പാമ്പുകളായിക്കോട്ടെ ഓരോരോ ജീവികളും അങ്ങനെ പ്രകൃതി ആയാലും പിന്നെ ഓരോരോ കാഴ്ചകളായാലും പ്രത്യേകൊരു feel ആയിരിക്കും family ക്കൊത്ത് പോവുമ്പോ നമ്മള് കൂടുതലായിട്ടും അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലാണല്ലോ പോവൂ കൂട്ടുകാരൊക്കെ ഒത്ത് പോവു ആണെന്നുണ്ടെങ്കിലും നമ്മള് ഓരോ മാള കേറും അങ്ങനെ കേറും അങ്ങനെ ഓരോരോ സ്ഥലത്ത് നമ്മളെത്തി ചേരും family trip പോവുമ്പോ ചെല family നെ മ്മക്ക് പിന്നെങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഇണ്ടാവും കൊറേ കയറി നടക്കാനുള്ള സ്ഥലക്കെ ഇണ്ടാവും അപ്പൊ family ക്കൊത്ത് പോകുമ്പോ അങ്ങനെ പറ്റിയെന്ന് വരില്ല ഫ friends നൊത്ത് പോവുമ്പോ അമ്മള് അംങ്ങനെയൊക്കെ എല്ലായിടത്തും എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ ഒരു പ്രത്യേകൊരു രസായിരിക്കും മ്മക്ക് വീട്ടില് തനിച്ച് ഇരിക്കുമ്പോ അല്ലെങ്കി ജോലി ചെയ്യുമ്പോ driving ആയിക്കോട്ടെ shop ല് work എയ്യുന്നതായിക്കോട്ടെ office ല് ഇരുന്ന് work എയ്യായിക്കോട്ടെ അങ്ങനെ എന്തോ ആയിക്കോട്ടെ സാധാരണ ഒരു കൂലിപ്പണിക്കാരനു പോലും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ ഏർ ആറ് മാസത്തില് ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും യാത്ര പോവുമ്പോ ഒരു വല്ലാത്തൊരു feel ആയിരിക്കും ഏറ്റവും കൂടുതല് ഏർ പറയാന്നിണ്ടെങ്കില് വലിയ expense ഉം വലിയ expensive ആയിട്ടുള്ള യാത്രകളുണ്ട് അതുപോലെ തന്നെ simple ആയിട്ടുള്ള യാത്രയുണ്ട് simple ആയിട്ടുള്ള യാത്രകൾ തന്നെ മ്മക്ക് കൂടുതൽ കൂടുതൽ ഉം കാര്യങ്ങൾ ആസ്വദിക്കാൻ

വലിയ trip പോണന്നൊന്നും ഉണ്ടാവില്ല നമ്മളെ അടുത്ത് അടുത്ത് തന്നെ ഒരുപാട് അല്ല അടുത്ത് പോവുന്നെയ്‌നാക്കാട്ടിലും കൂടുതൽ താല്പര്യം നമുക്ക് ഇത് വരെ കാണാത്ത സ്ഥലത്ത് പോവാനും ഇത് വരെ എത്തിചേരാൻ പറ്റാത്തടത്ത് പോ രാജസ്ഥാനും ഉം മണാലി അങ്ങൻത്തെ ഓരോരോ സ്ഥലത്തൊക്കെ എത്തി ആ മഞ്ഞ് തുള്ളികൾക്കിടയിലെത്തി ആ മഞ്ഞ് കൂട്ടത്തിനിടയിലേക്കൊക്കെ കളിക്കാനും ഇതിനൊക്കെ ഇപ്പത്തെ കാലത്തൊക്കെ കൂടുതൽ ആഗ്രഹം ഉം അവിടക്കൊക്കെ ഉം നമക്ക് എത്താൻ പറ്റാത്തതായിട്ടുണ്ടാകും എത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അവർക്ക്കെ എത്തിയവരുടെ ഓരോ photo കളും ഇത്കളൊക്കെ കാണുമ്പോ നമക്ക് വല്ലാത്തൊരു feel ആണ് അങ്ങനെ അവർക്ക് ഞമ്മക്ക് ഞമ്മക്കൊക്കെ എന്നാണ് അവടക്ക് എത്താൻ പറ്റുക എത്ര രൂപയാകും അതിനുള്ള ചെലവ് വരിക

അത് നടക്കാതെ വരുന്ന plan കളുണ്ടാവും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങള യാത്രെയ്യുമ്പോ തന്നെ മ്മക്ക് മനസ്സിൻറെ ഓരോ യാത്ര ചെയ്യുമ്പോ തന്നെ നമക്ക് മനസ്സിലുള്ള ഓരോരോ ഭാരോ കൊറഞ്ഞ് കിട്ടും ഭാരം കൊറഞ്ഞ് കിട്ടാ പറഞ്ഞ ഇപ്പോരോ work ൻറെ കാര്യത്തില് എന്ത് കാര്യത്തിലായിക്കോട്ടെ കുടുംബത്തിന്ന് എന്തെങ്കിലും പ്രശ്നനങ്ങളോ അങ്ങൻതെന്തെങ്കിലും ഉണ്ടെങ്കി തന്നെ നമക്ക് ഉം യാത്രെയ്യുമ്പോ അങ്ങനെ ഉം free mind ആയിട്ടിരിക്കാൻ പറ്റും വേറെ പുറത്തൊരു ചിന്തയില്ലാതെ free ആയിട്ട് free mind ല് ഇങ്ങനെ പോവാൻ പറ്റും കൂട്ടുകാരെടുത്ത് പോവുമ്പോഴാണെങ്കിലും കൂട്ടുകാരൊത്ത് പോവുമ്പോഴാണെങ്കിലും നമ്മളെ family ക്കൊത്ത് പോവു ആണെന്നുണ്ടെങ്കിലും ഓരോരോ അനുഭവങ്ങൾ എന്തെയ്യും വ്യത്യസ്തയിരിക്കും family ക്കൊത്ത് പോവുമ്പോഴാണെങ്കിലും കൂട്ടുകാരു ഒത്ത് പോവു ആണെന്നുണ്ടെങ്കിലും വ്യത്യസ്ത വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ആയിരിക്കും നമ്മള് യാത്രെയ്യുക ചിലർക്ക് കൂട്ടുകാരൊത്ത് പോകുമ്പോ ഒരു interest ഇണ്ടാവും ചിലർക്ക് family ആയിട്ട് പോവുമ്പോളാണെങ്കി family ഒത്ത് പോവുമ്പോ ആയിരിക്കും interest ഞാൻ ഏറ്റവും കൂടുതൽ യാത്രയെ ഇഷ്ട്ടപെടുന്ന ഒരു വ്യക്തിയാണ് യാത്ര ചെയ്യുമ്പോ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ഒരുപാടൊരുപാട് കാര്യത്തിൽ നമ്മുക്ക് സമാധാനമായി tension ഇല്ലാത്ത normal mind ൽ നമ്മുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷകരമായ ഒരു കാര്യം അന്ന് തെരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് എപ്പഴെങ്കിലും വർഷത്തിൽ ഒരിക്കലോ പിന്ന മാസ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും യാത്ര പോവാൻ പറ്റുവാണെന്നുണ്ടെങ്കില് എൻറെ ഒരു കാര്യം വെച്ച് നോക്കു ആണെങ്കില് അതില് എറ്റവും കൂടുതൽ എനി ഇഷ്ട്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ hello നമുക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് കൊറച്ചു സംസാരിക്കാം ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തേയും പ്രധാന മന്ത്രിയും രാജ്യം രാജ്യാന്തരതലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് doctor മൻമോഹൻ സിംഗ് ഇന്ത്യ വിപചനത്തിനു മുമ്പ് ഇപ്പോഴത്തെ പാകിസ്താനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഗാഹിൽ

സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ ആഹ് സിംഗ് മുൻ പ്രധാനമന്ത്രി PV സിംഹ റാവു വിന്റെ നിർബന്ധത്തിനു വഴങ്ങിയാണ് രാഷ്ട്രീയ ത്തിലെത്തിയത് ഒടുവിൽ രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലുമെത്തി സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ വ്യക്തിയും കൂടെയാണ് മൻമോഹൻസിംഗ് ഇടതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെ ആയിരുന്നു ഇദ്ദേഹത്തിൻറെ സർക്കാർ നിലവിൽ വന്നത് എന്നാൽ അമേരിക്കയുമായുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ട് ജുലൈ ഇരുപത്തി രണ്ടിന് മൻമോഹൻസിംഗ് മൻമോഹൻസിംഗ് സർക്കാർ ലോകസഭയിൽ വിശ്വാസ വോട്ട് നേടി സമാജ്‌ വാദ് party യുടെ പിന്തുണയോടു കൂടി സർക്കാർ വിശ്വാസ വോട്ട് അതിജീവിച്ചു മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹനെ വിലയിരുത്തേണ്ടത് പഞ്ചാബ് സർവകലാശാല കോമ്ബ്രിഡ്ജ് സർവകലാശാല oxford സർവകലാശാല എന്നിവിടങ്ങളിൽ പഠിച്ചാണ് doctor സിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അവഗാഹം നേടിയത് reserve bank governor എന്ന നിലയിൽ ദേശീയതലത്തിലും അന്താരാഷ്ട്ര നാണയ നിധി IMS അംഗം എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധേ നേടിയ ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തുന്നത് ധനമന്ത്രി പഥത്തിൽ ഇരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റി വരക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി socialist മുതലാളിത്ത സമ്മിഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിൽ ആഹ് പടുത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോള വത്കരണത്തിനും ധാര വത്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ പരിഷ്‌ക്കാരം

പരിഷ്കാരങ്ങളെ ഒരു തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ indian സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും സിംഗ് വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ പൊതു തിരെഞ്ഞെടുപ്പിൽ indian national congress

അതിനുശേഷം അഞ്ചു വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പഥത്തിൽ വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രിയായി സിംഗ് രണ്ടായിരത്തി പത്തിൽ time മാസിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതീനമുള്ള നൂറാളുകളിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്നു life and sludge സംവിധാനത്തിനും തിന്റെ അന്ത്യം കുറിക്കുകയും പുതിയ indian സാമ്പത്തിക വ്യവസ്ഥിതിക്ക് തുടക്കമിടുകയും ചെയ്യാൻ ഇദ്ദേഹത്തിനായി എന്ന വിലയിര വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി മൻമോഹൻ ജനിച്ചു പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹി എന്ന ഗ്രാമത്തിലായിരുന്നു ഈ കുടുംബം ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഏഴിലെ ഇന്ത്യ വിഭജത്തിന് വിഭചനത്തിന് ശേഷം ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാനിന്റെ ഭാഗമാണ് ഇന്ത്യ വിഭചനത്തിന് ശേഷം ഗുർമുഖിന്റെ കുടുംബം അമ്രിറ്റ്സറിലേക്ക് കുടിയേറി മൻമോഹൻ വളർന്നത് അമ്രിറ്റ്സറിലായിരുന്നു വളരെ ചെറുപ്പത്തിലേ അമ്മ മരിച്ചു പോയതിനാൽ അച്ഛന്റെ അമ്മയാണ് കുട്ടിയായിരുന്ന മൻമോഹനെ വളർത്തിയത് പഠനത്തിൽ മിടുക്കനായിരുന്നത് കൊണ്ട് scholarship കൾ നേടിയാണ് school വിദ്യാഭാസം പൂർത്തിയാക്കിയത് അതിന് ശേഷം ഉന്നത പഠനത്തിനായി പഞ്ചാബ് സർവകലാശാലയിൽ ചേർന്നു അവിടെ നിന്നും ഉന്നത മാർക്കോടെ MA pass ആയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ PhD പഠനത്തിനായി കോമ്ബ്രിഡ്ജ് സർവകലാശാലയിൽ scholarship ഓടെ പ്രവേശനം ലഭിച്ചു ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള റൈറ്സ് പുരസ്കാരവും ആദസ്മികത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ സിംഗ് സർവകലാശാല വിദ്യാഭാസം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മൻമോഹൻ പഞ്ചാബ് സർവ്വകലാശാലയിൽ senior lecturer റായി ഉദ്യോഗത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ united nations conference on trade and development ഇൽ economics officer ആയി ജോലിയിൽ പ്രവേശിച്ചു ന്യൂയോർക്കിലായിരുന്നു ജോലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ആ ജോലിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ന്യൂയോർക്കിൽ നിന്നും തിരിച്ചെത്തിയ സിംഗ് ഡൽഹി school of economics ഇൽ professor റായി ഉദ്യോഗം പുനരാരംഭിച്ചു അന്താരാഷ്ട്ര വ്യാപാരം എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം class കൾ എടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ട്ടാവായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഭാരത സർക്കാർ ധനകാര്യ വകുപ്പ് പ്പിൽ മുഖ്യ ഉപദേഷ്ട്ടാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലത്ത് മൻമോഹൻ സിംഗിന്റെ സേവനം ആസൂത്രണ വകുപ്പിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ധനകാര്യ മന്ത്രിയായിരുന്ന പ്രണബ് മുഖർജി മൻമോഹൻ സിംഗിനെ ഭാരതീയ reserve bank ഇന്റെ governor റായി നിയമിച്ചു ആയിരത്തി തോലായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ആസൂത്രണ comission ഉപാദ്യേക്ഷനായി സിംഗ് നിയമിതനായി ആസൂത്രണവകുപ്പിലെ ഉദ്യോഗസ്ഥനു ശേഷം മൻമോഹൻ സിംഗ് sort commission ന്റെ secretary general ആയി നിയമിക്കപ്പെട്ടു ജനീവയിലായിരുന്നു ഈ സ്വാ സ്വതന്ത്ര സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യാലയം ജനീവയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ തന്നെ പ്രധാന മന്ത്രിയായിരുന്ന VP സിംഗിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ട്ടാവായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ union public service commission ന്റെ chairman ആയി തുടർന്ന് university grants commission ന്റെ chairman ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ധനകാര്യ മന്ത്രി PV നരൻസിംഹം സിംഹറാവു ആണ് മൻമോഹൻ സിംഗിനെ ദേ ദേഷ്യ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ക്ഷണം ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് നരസിംഹ റാവു നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്തു സിംഗ് സ്ഥാനമേറ്റു സത്യ പ്രതിജ്ഞ ചെയ്തു അധികാരമേൽക്കാൻ ലോകസഭയിലേക്കെത്താൻ ആണ് മൻമോഹൻ സിംഗിനോട് റാവു ഉത്തരവിട്ടത് ആദ്യം താൻ അത് ഗൗരമായിട്ടെടുത്തില്ലെങ്കിലും പിന്നീട് ശാസനപൂർവ്വമുള്ള പ്രധാന മന്ത്രിയുടെ ഉത്തരവിനെ അംഗീകരിക്കുകയായിരുന്നു എന്നും മൻമോഹൻ സിംഗ് പിന്നീട് ഒരു പത്രത്തിനായി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ അമി അഭിമുകീകരിക്കുകയായിരുന്നു അന്താരാഷ്ട്രാ നാണയ നിധിയിൽ നിന്നും വായ്പ എടുക്കൻ ഇന്ത്യ നിർബന്ധിതനാ നിർബന്ധിത മായിരിക്കുകയായിരുന്നു എന്നാൽ കടുത്ത സാമ്പത്തിക നാടുകകളാണ് IMS ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആവിശ്യപെട്ടത് license രാജ് സമ്പ്രദായം നീക്കം ചെയ്യാനും വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാനും മൻമോഹൻ സിംഗ് നിർബന്ധിതനായി. നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതു മേഖല സ്ഥാപനങ്ങൾ വേണ്ടിവന്നാൽ

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ട്‍ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഞ്ചേ point ഒന്ന് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് സാമ്പത്തിക വർഷത്തിലാണ് സിംഗ് ആറിൽ മൽഹോത്ര committee report insurance മേഖല ഇൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് സിംഗ് നടപ്പിലാക്കിയ കടുത്ത സാമ്പത്തിക നിയന്ത്രണകൾ കൊണ്ട് സ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ GDP ഏഴേ point മൂന്ന് ശതമാനത്തിലേക്ക് എത്തിയെങ്കിലും വിപണിയിൽ അത് ദൃശ്യമായിരുന്നില്ല രാജ്യസഭ ആയിരത്തി തൊള്ളായിരത്തി തോണ്ണൂറ്റിയൊന്നിലാണ് മൻമോഹൻ സിംഗ് ആദ്യമായി രാജ്യസഭയിൽ എത്തുന്നത് ആസ്സാം സംസ്ഥാനത്തിൽ നിന്നുമാണ് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച്

രാജ്യ സഭയിലെ പ്രതിപക്ഷ നേതാവു കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ദക്ഷിണ ഡൽഹിയിൽ നിന്നും ലോക സഭയിലേക് മത്സരിച്ചെങ്കിലും പ്രത പരാജയപ്പെട്ടു ഒരു പ്രധാന മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രതിച്ഛായ ഉള്ളയാളാണ് മൻമോഹൻ സിംഗ് ഒരു പക്ഷെ ജവഹർ ലാൽ നെഹ്‌റുവിനെക്കാളും മികച്ച ഒരു പ്രധാന മന്ത്രിയാണ് മൻമോഹൻ സിംഗെന്നു എഴുത്തുകാരായ വിശ്വൻ സിംഗ് അഭിപ്രായപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ പൊതു തിരെഞ്ഞെടുപ്പിൽ പ്രചരണ ത്തിനായി തന്റെ കയ്യിൽ നിന്നും വാങ്ങിയ രണ്ടു ലക്ഷം രൂപ തിരെഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തി നു ഉടനടി തനിക്കു തിരിച്ചുതന്നുവെന്ന് വിശ്വന്ത്‌ സിംഗ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ മൻമോഹനെ കുറിച്ചു പറഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പൊതു തിരെഞ്ഞെടുപ്പിൽ ഡൽഹി south നിയോജക മണ്ഡലത്തിൽ നിന്നും മൻമോഹൻ സിംഗ് പരാജയപ്പെട്ടിരുന്നു മറ്റു രാഷ്ട്ര തലവന്മാർ പോലും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗിന്റെതെന്ന് news week മാസിക അഭിപ്രായപ്പെടുന്നു മറ്റു രാഷ്ട്രീയക്കാർ പിന്തുടരേണ്ട ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ് മൻമോഹൻ സിംഗ് എന്ന് ഈജിപ്റ്റിന്റെ wise president ആയ മുഹമ്മ്ദ് എൽബറാദി news week ഇന്റെ ഈ ലേഖനത്തിൽ പറയുന്നു ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയെ കണ്ടെത്താൻ folks മാസിക രണ്ടായിരത്തി പത്തിൽ നടത്തിയ ഒരു തിരെഞ്ഞെടുപ്പിൽ മൻമോഹൻ സിംഗിന്റെ സ്ഥാനം പതിനെട്ടാമതായിരുന്നു രണ്ടാം ഊഴത്തിലെ പ്രധാന മന്ത്രി സ്ഥാനം എന്നാൽ സിംഗിന് അത്രക്ക് സുഖകരം ആയിരു അല്ലായിരുന്നു സർക്കാറിനെതിരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവന്നു ജുലൈ രണ്ടായിരത്തി പന്ത്രണ്ടില് times മാസികയുടെ ഏഷ്യ പതിപ്പ് മൻമോഹൻ സിംഗിന്റെ മുഖ ചിത്രവുമായാണ് പുറത്തിറങ്ങിയത് പ്രതീക്ഷക്കു ഒത്തുയരാത്ത ഒരാളായിട്ടാണ് മൻമോഹൻ സിംഗ് time മാസിക അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാന മന്ത്രിയെന്ന നിലയിൽ മൻമോഹൻ സിംഗ് പരാജയപ്പെട്ടു എന്ന് അവർ ലേഖനത്തിൽ പറയുന്നു എന്നാൽ കോൺഗ്രസ്സും സഖ്യ കക്ഷികളും ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ് ഉണ്ടായത് ഐക്യര ഐക്യ പുരോഗമ സഖ്യത്തെ പുറത്തു നിന്നും പിന്തുണക്കുന്ന ലാലു പ്രസാദ് യാദവ് മാസികയിലെ പ്രസ്ഥാനകളുടെ പേരിൽ അമേരികക്ക് എതിരെ തന്നെ ആഞ്ഞടിക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി കോൺഗ്രസ് മറ്റു കക്ഷികളുമായി കൂടി ചേർന്ന് UPA സംഖ്യം രൂപീകരിക്കുകയും മന്ത്രി സഭയ്ക്കുള്ള തങ്ങളുടെ അവകാശം ഉന്നയിക്കുകയും ചെയ്തു UPAchairman ആയ സോണിയ ഗാന്ധി പ്രധാന മന്ത്രി സ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ഒരു തവണ പോലും ലോക സഭയിലേക്ക് എത്താൻ കഴിയാതിരുന്ന മൻമോഹൻ സിംഗ് സ്ഥാനാർത്ഥിത്വം അത്ഭുതകരമായിരുന്നു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തി രണ്ടിന് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു സാമ്പത്തിക നയങ്ങൾ ധന മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിവെച്ച സാമ്പത്തികമയങ്ങൾ മൻമോഹൻ സിംഗ് കൂടുതൽ കരുത്തു പകർന്നു സാമ്പത്തിക

ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എട്ടേ to ഒൻപത് ശതമാനമായി മാറി രണ്ടായിരത്തി ഏഴിൽ ലോക ത്തിൽ അതിവേഗം വളരുന്ന സമ്പത് വ്യവസ്ഥയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറി

banking സാമ്പത്തിക മേഖലയിൽ കൂടുതൽ നവീകരണങ്ങൾ മൻമോഹൻ സിംഗ് സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരുന്നു. കർഷകരുടെ തിരിച്ചടക്കാൻ പറ്റാത്ത കടങ്ങൾ എഴുതി തള്ളാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചു. രണ്ടായിരത്തി അഞ്ചിൽ വില്പന നികുതിയെ പരിഷ്കരിച്ചു നികുതി പരിഷ്‌ക്കാരം നടപ്പിലാക്കി രണ്ടായിരത്തി എട്ടുകളുടെ തുടക്കത്തിൽ ലോകമെമ്പാടും ബാധിച്ച മൂല്യ ശോഷണം ഇന്ത്യയിലും അനുഭവപ്പെട്ടു ആരോഗ്യ വിദ്യാഭാസ രംഗങ്ങൾ ആരോഗ്യ രംഗത്ത് മികച്ച സേവനങ്ങൾ സാധാരണ ജനങ്ങൾ ലഭ്യമാകാൻ national rural health mission എന്നൊരു പദ്ധതി മൻമോഹൻ ആഹ് സർക്കാർ ആരംഭിച്ചു രാജ്യത്തെ ഉന്നത വിദ്യാഭാസ സ്ഥാപനങ്ങൾ ഇരുപത്തി ഏഴ് ശതമാനം seat പിന്നോക്ക ജാതിക്കാർക്കായി മൻമോഹൻ സിംഗ് സർക്കാർ സംവരണം ചെയ്തു ഇത് ഒരു സമര പരമ്പരക്ക് തന്നെ തുടക്കം കുറിച്ചു ആന്ധ്രപ്രദേശ് ബീഹാർ ഗുജറാത്ത് ഒറീസ്സ പഞ്ചാബ് മധ്യപ്രദേശ് ഹിമാചൽപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങയിൽ ഓരോ IIT വീതം സ്ഥാപിച്ചു ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാലയങ്ങളിൽ ഉച്ച ഭക്ഷണം പദ്ധതി ആരംഭിച്ചു സർവ്വ ശിക്ഷ അഭയാൻ പദ്ധതി തുടർന്നു ദേശിയ സുരക്ഷ രണ്ടായിരത്തി എട്ട് നവംബറിലേ മുംബൈ തീവ്രവാദി ആക്രമണത്തിൽ ശേഷം ഇത്തരം case കൾ കൈകാര്യം ചെയ്യാനായി national investigation agency എന്ന പ്രത്യേക അന്വേഷണ വിഭാഗത്തെ രൂപീകരിച്ചത് മൻമോഹൻ സർക്കാരാണ് ആഹ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഒരു കേന്ദ്രീകൃത തിരിച്ചറിയൽ card കൾ നൽകാനായി unique identification authority of ഇന്ത്യ എന്ന സ്ഥാപനം രുപീത്കരിച്ചു രൂപവൽക്കരിച്ചു വിവിധ സർക്കാർ സേനകൾക്കുള്ള ഒരു തിരിച്ചറിയിൽ card ആയിരിക്കും ഇത് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മൻമോഹൻ സർക്കാർ ശ്രമിച്ചു എങ്കിലും കുറെ കാലത്തേക്ക് മാത്രമാണ്‌ മാത്രമേ അത് വിജയകരമായുള്ളു അതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റക്കാർ കാശ്മീരിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി

വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാറിലെ നേത്യത്വത്തില്‍ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് പ്രകാരം വർഷത്തിൽ ഒരു നൂറു ദിവസം പദ്ധതിയിൽ register ചെയ്തിട്ടുള്ള ഗ്രാമീണർക്ക് ഉറപ്പായും തൊഴിൽ നൽകിയിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിലെ കണക്കനുസരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് പ്രതിദിനം നൂറ്റിഇരുപത് രൂപയാണ് വേദനം രണ്ടായിരത്തി പത്തിമൂന്നിൽ ഇതിനെതിരെ ഉയർത്തിയിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിനുംവിവിധ ആയിരിക്കും കേരളത്തിൽ ഇത് പ്രതി ദിനം നൂറ്റമ്പത് indian രൂപയുമാണ് ഇതോടെ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഇത് ഞാൻ ഇവിടെ നിർത്തുന്നു Hello ഞാനിവിടെ പറയാന്‍ പോകുന്ന വിഷയം ബാംഗ്ലൂര്‍ -മൈസൂര്‍ ബന്ധങ്ങള്‍ ദക്ഷിണേന്ത്യയിലെ british colonial വികസനത്തിന് ശക്തമായ ഭീഷണി ഉയര്‍ത്തിയ ഉയര്‍ത്തിയവരാണ് മൈസൂര്‍ ഭരണാധികാരികള്‍ ആയിരുന്ന ഹൈദരാലിയും, ടിപ്പു സുല്‍ത്താനും. മൈസൂര്‍ ഭരണാധികാരികളായിരുന്ന പ്രധാന മന്ത്രിയായിരുന്ന ഹൈദരാലി തന്‍റെ സാമ്രാ തന്‍റെ സാമര്‍ത്ഥ്യവും. ബുദ്ധിശക്തിയും ഉപയോഗപ്പെടുത്തിയാണ് മൈസൂറ് മൈസൂരിലെ ഭരണാധികാരിയായി തീര്‍ന്നത്. കര്‍ണാട്ടിക്കില്‍ ഉയര്‍ന്നു വന്ന അഭ്യന്തര സംഘങ്ങളും, യുദ്ധങ്ങളും സ്വന്തം ശക്തി വര്‍ദ്ധിപ്പിക്കാന്‍ ഹൈദരലിക്ക് സഹായകമായി തീര്‍ന്നു. അയാള്‍ പ്രദേശങ്ങളെയൊക്കെ ആക്രമിച്ചു കീഴട കീഴടക്കിയാണ് അദ്ദേഹം തന്‍റെ രാജ്യത്തിന്‍റെ അതിര്‍ത്തികള്‍ വികസിപ്പിച്ചത്. ഹൈദര് ഹൈദറിന്‍റെ പെട്ടന്നുള്ള വളര്‍ച്ചയേറെ ആലോസരപ്പെടുത്തിയത് ഹൈദരാബാദ്‌ സൈനി നിസാമിനെയും,

മദ്രാസിലെ english കാർ ഹൈദര്~ ഹൈദരിനെതിരെ നൈസാം~ നൈസാമുമായിട്ട് സഹോ~സൌഹാരദസംഘം രൂപീകരിച്ചു. ഹൈദരലിയുടെ ദ്രുതകതിയിലുള്ള വളർച്ചയായിരുന്നു പ്രകോപിതാരായ english കാർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴില് മൈസൂറിനെതിരെ ആക്രമണം നടത്തി. ഹൈദരാബാദ് നൈസാം യുദ്ധത്തില് പങ്കെടുത്തത്തില്~ പങ്കെടുക്കാതെ മാറി നിന്നു ഹൈദരലി യുദ്ധത്തിൽ english രെ പരാജയപ്പെടുത്തിയേ~ എങ്കിലും company അദ്ദേഹവുമായി സമാധാന സന്ധി രൂപീകരിക്കുകയായിരുന്നു. ആയിരത്തി എഴുന്നൂറ്റി അറുപ്പാത്തി ഏഴില് രൂപീകരിച്ച ഉടമ്പടി പ്രകാരം company യുടെ ഹൈദര~ കമ്പനിയും ഹൈദരലിയും ശത്രുപക്ഷത്ത് നിന്ന് കിഴടക്കീയിരുന്ന പ്രദേശങ്ങൾ പരസ്പരം തിരിച്ചു നൽകി ഏതെങ്കിലും ബാഹ്യശക്തികൾ മൈസൂര് അക്രമിച്ചാൽ സഹായിക്കാമെന്ന company ഉറപ്പ് നൽകി. ഈ യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിൽ ഒന്നാം ആംഗ്ലോ മൈസൂര് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നില് മറാഠികൾ മൈസൂരില് അക്രമി~ ആക്രമം നടത്തിയപ്പോൾ നേരേതഹേ ഒപ്പ് വച്ച കരാര് പ്രകാരം ഹൈദരലി~ ഹൈദരലിയെ സഹായിക്കാൻ ഇംഗീഷ്ക്കാർ എത്തിയില്ല. ഇംഗ്ലീഷുകാരുടെ ഈ വിശ്വാസവഞ്ചനയിൽ പ്രകോപിതാരായ ഹൈദർ മറാഠികളുമായി സമാധാനസൗഹൃദം ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഹൈദരാബാദിനെ നൈസാമുമായി പുതിയ സൗഹൃദങ്ങൾ കരാർ രൂപീകരിക്കുകയും ചെയ്തു. ഇതോടെ ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഒറ്റപ്പെടുത്തിയ ഹൈദർ R Fort ഇംഗ്ലീഷുകാരുടെ അധീനതയിൽ നിന്നും തിരിച്ചെടുത്തു. ഇതോടെ ഹൈദറ ഹൈദറിന്റെ ശക്തിയും തന്ത്രവും മനസിലാക്കി company ബംഗാളി നിന്നും ബോംബേയിൽ നിന്നും കൂടുതൽ സൈന്യയത്തെ ദക്ഷിണേന്ത്യയിൽ എത്തിച്ചു. മശൂർ ഹൈദരാബാദ്‌ മൈസൂര്‍ ഹൈദരാബാദ് മറാഠാ തൃപ്പക്ഷാ സഖ്യതർക്ക് തറുകുന്നതിനെതിരെ